ഓർത്തിട്ടുണ്ട്. നന്ദി, നമസ്‌കാരം.

നമ്മള് ആദ്യായിട്ടാണ് ഈ പാഠം പഠിക്കുന്നത്. നമ്മള് ബാക്കി എല്ലാ chapter എന്തുണ്ട് തൊട്ടു മുന്നത്തെ Chapter ലെ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിച്ച എന്തെങ്കിലോക്കെ ഒരു connections പൊതുവേ വരാറുണ്ട് അതു പക്ഷേ ഈ ഒരു chapter ന്‍റെ case ല്‍ എത്തുമ്പോൾ

നമുക്ക് Plus one Plus two ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ok പിന്നെ വേറൊരു കാര്യം കൂടെ ഒരു Chapter ആയിട്ട് വേറൊരു Chapter ന് എന്തെങ്കിലും ഒരു Connection ഉള്ള രീതിയിൽ അല്ലെങ്കിൽ Major Connection ഉള്ള Chapter കൂടെ ആണിത് അല്ലേ കാരണം ഏതാ Geometryandalgebra അതായത് ജ്യാമിതി ബീജഗണിതം എന്നുള്ള എത്രാമത്തെ ഒമ്പതാമത്തെ Chapter ആയിട്ട് direct connection ഉണ്ട്. ഇത് അവസാനിപ്പിച്ചെടുത്തുന്നാണ് അത് തുടങ്ങുന്നത് so വളരെ വളരെ important chapter ആണ് ഏതൊരു കുട്ടിക്കും ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് അടക്കം Mark Score ചെയ്യാൻ പറ്റുന്ന chapter കൂടെയാണ് coordinates എന്നുള്ളത് അപ്പോ നമ്മൾ ഒറ്റ video യിൽ എന്ത് ചെയ്യും ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് revision നടത്തും ഇന്ന് തന്നെ revision ഇടണം so നിങ്ങള്‍ക്ക്

set അല്ലേ അപ്പം തുടങ്ങുകയാണ് സൂചക സംഖ്യകൾ സൂചക സംഖ്യകള്‍ എന്നു പറഞ്ഞാൽ സൂചക സംഖ്യകള്‍ എന്താ ഒരു ഒരു point ന്‍റെ address ആണ് നമ്മളിപ്പോ two dimensional ദ്വിമാന ആഹ് അതുതന്നെ two dimension അതിന്‍റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ അതായത് ഈ ബോർഡുമ്മൽ ഒരു point ഇട്ടാൽ അതിന് കൃത്യമായിട്ട് ഒരു address കൊടുക്കാനുള്ളതാണ് സൂചകസംഖ്യകള്‍ എന്നുപറയുന്നത് അല്ലെങ്കിൽ തന്നെ അതിന്‍റെ exact definition നില്‍ ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലേ കാരണം നമ്മൾ ഇവിടെ ഒരു point mark ചെയ്തു അതിലാണ് ഏറ്റവും important ഇങ്ങനെ ഒരു point നമ്മൾ mark ചെയ്താൽ അതിന്‍റെ സൂചകസംഖ്യകൾ കണ്ടെത്താൻ നമുക്ക് അറിഞ്ഞിരിക്കണം നേരെ തിരിച്ച് ഒരു point തന്നാൽ അല്ല സൂചകസംഖ്യ തന്നാൽ അത് നമ്മള് ഒരു Graph ല് mark ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും first ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് so ഈ point ന്‍റെ coordinate എങ്ങനെ കണ്ടുപിടിക്കുക ഇതിന്‍റെ coordinate എന്നു പറയുന്നത് എപ്പോഴും എന്തായിരിക്കും അതൊരു X-coordinate ഉണ്ടാവും അതുപോലെതന്നെ ഒരു Y-coordinate ഉണ്ടാവും അത് നമ്മൾ ഇങ്ങനെ ഒരു coma separate ചെയ്തിട്ടാണ് ഇവിടെ coma separate ചെയ്തിട്ടാണ് എഴുതുക അതേപോലെ തന്നെ രണ്ട് rounded bracket ന്‍റെ ഉള്ളില്‍ വേണം നമ്മൾ എഴുതാൻ ഇതാണ് സൂചകസംഖ്യകൾ എഴുത്തുന്നതിന്‍റെ format കുത്തനെ താഴോട്ടേക്ക്, കുത്തനെ താഴോട്ടേക്ക് നമ്മള്‍ വരച്ചാല്‍ x access ലേക്ക് ഏത് point ലേക്കാണോ എത്തുന്നത് അതായിരിക്കും അതിന്‍റെ x coordinates. so ഇവിടുത്തെ case ല്‍ അതെന്താണ് three ആണ്. അപ്പം ഈ point ന്‍റെ coordinate എന്നാല്‍ ആദ്യം bracket open ചെയ്യുക, x coordinate three ആണ്. ഇതേപോലെ തന്നെ Y coordinate എന്തായിരിക്കും? ഇവിടുന്ന് നേരേ ഇങ്ങോട്ടേക്ക് വരച്ചാല്‍ Y access ല്‍ എന്താണ് X access എന്താ, Y access എന്താന്ന് ഞാന്‍ പറയണില്ലാട്ടോ, അതൊക്കെ നിങ്ങള്‍ക്ക് already അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ? basic ആയിട്ട് അറിയാവുന്നതാണ്. Horizontal ആയിട്ട് നമ്മള്‍ വരയ്ക്കുന്നു. കുത്തനെയും വരയ്ക്കുന്നു. horizontal ആയി വരയ്ക്കുന്നേന് അവര് x access എന്ന് വിളിച്ചു. മറ്റേതിനെ Y access എന്ന് വിളിച്ചു. അതൊക്കെ പണ്ടുമുതലെ അങ്ങനെ വിളിച്ചതുകൊണ്ട് നമ്മള്‍ അങ്ങിനെ ചെയ്യുന്നു. ഇതെന്തുകൊണ്ട് X YY X എന്ന് എഴുതിക്കൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്‍, അന്നങ്ങിനെ എഴുതി അതുകൊണ്ട് ആ standard formula ഒക്കെ എഴുതി എന്ന് മാത്രം അല്ലേ

സംഖ്യകള്‍. ഇത് വളരെ important ആണ്. ഇത് എപ്പോളും ആദ്യം x code ചെയ്തു തന്നെ എഴുതണം. കാരണം ഞാന്‍ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരൊരു standard തീരുമാനിച്ചതാണെങ്കിലും കാരണമെന്താ ഇത് eight three എഴുതിയാല്‍ എന്താ? അത് വേറേ point ആയിരിയ്ക്കും. eight three എന്ന point എവിടെയാ ഉണ്ടാവ്വാ? eight three എന്നുള്ള point ആ point ല്‍ നിന്നും താഴോട്ടേക്ക് അല്ലെങ്കില്‍ മേലോട്ടേക്ക് വര വരച്ചാല്‍ അല്ലെങ്കില്‍ മേലോട്ടേക്ക് വര വരച്ചാല്‍ എന്തായിരിക്കും അത്

ഇവിടുന്ന് ഇങ്ങനെ വരച്ചാല്‍ ഈ point ആണ് eight three എന്നുള്ളത്. രണ്ടും രണ്ട് point അല്ലേ? രണ്ടും രണ്ട് point ആണെന്ന് മാത്രമല്ല നമ്മള്‍ ഇവിടെ പഠിച്ചത് അതേപോലെതന്നെ, അതേപോലെതന്നെ ഒരു coordinate ഒരു സൂചകസംഖ്യ തന്നാല്‍ ആ pointmark ചെയ്യാന്‍ നമുക്ക് ഇതില്‍ നിന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ? ഇനി ഇവിടെ ഒരു important കാര്യം ഞാന്‍ just നിങ്ങളോട് പറയ്യാണ്. ഇത് കുറച്ച് confusing ആണ്. കാണാപ്പാഠം നിങ്ങള്‍ പഠിക്കരുത്. നിങ്ങള്‍ മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാരണം ഇത് അടുത്ത Geometry and Algribra യിലൊക്കെ ഒരുപാട് useful ആയിട്ടുള്ള ഒരു കാര്യാണ്. അതായത് ഈ ഒരു point ന്‍റെ, ഈ ഒരു point ന്‍റെ coordinate, coordinate three eight ആന്ന് പറയുമ്പോ, ഇതീന്ന് ഒരു കാര്യം കൂടി നമ്മള്‍ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്, അതായത് ഇതിന്‍റെ x coordinatethree ആണ് അല്ലേ? x coordinate three ആണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ point Y access ല്‍ നിന്നും, ദാ ഇതുകൊണ്ടാ ഞാന്‍ പറഞ്ഞേ by hear t പഠിക്കരുതെന്ന് കേട്ടോ X Coordinate three ആകുമ്പോ Y access ല്‍ നിന്നും മൂന്ന് unit അകലെയാണ് ആ point ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാന്‍ പറ്റണം. അല്ലെങ്കില്‍ ആ point ല്‍ നിന്നും Y access ലേക്കുള്ള ദൂരം Xcoordinate ആണ് three, X coordinate ആണ് three.

X coordinate into three ആണെങ്കില്‍ Y access ലേക്കുള്ള ദൂരം. അതേപോലെതന്നെ Y coordinate, Y coordinate, ഇവിടെ eight ആണ് അതുകൊണ്ട് അതിനെന്താ, ആ point ല്‍ നിന്നും X access ലേക്ക് എന്തായിരിക്കും എത്ര unit ദൂരമുണ്ടാവുമെന്നുള്ളത് നിങ്ങള്‍ എന്തു ചെയ്യണം, just നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഇവിടൊരു point വന്ന് കഴിഞ്ഞാല്‍ അത് negative വരും എന്നുള്ളതൊക്കെ നിങ്ങള്‍ക്കറിയാം അല്ലേ കാരണം ഈ point എടുക്കുവാണെങ്കില്‍ ഇതിന്‍റെ X coordinate ഇവിടെ minus eight ആണ് അതേപോലെ തന്നെ Y coordinate എടുക്കുവാണെങ്കില്‍ four ആണ്.

coordinate. പിന്നെയോ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങള്‍ അപ്പം ഒന്നു നോക്കി, അതായത് Y access ല്‍ ഒരു point ഉണ്ട്. ആ Y access ല്‍ ഒരു point ഉണ്ടെങ്കില്‍ അതിന്‍റെ coordinate എന്തായിരിക്കും? അതിന്‍റെ coordinate

coordinate എന്തായിരിക്കും? X coordinate എപ്പോഴും zero ആയിരിയ്ക്കും. ഇതേപോലെതന്നെ X access ല്‍ ഒരു point എടുക്കുവാണെങ്കിലോ അതിന്‍റെ Y coordinate എന്നുപറയുന്നത് അതിന്‍റെ X coordinate ഇതേപോലെ തന്നെ five ആയിരിയ്ക്കും Y coordinate ഇങ്ങോട്ടേക്ക് പോയാല്‍

toppers mind set. പഠിച്ച കുട്ടികള്‍ക്കല്ലേ പഠിക്കുന്ന കുട്ടികള്‍ക്കുള്ള Mind set വച്ചിട്ടുള്ള ആ രീതിയില്‍ എന്ത് ചെയ്യാ, നിങ്ങള്‍ ഇതൊന്ന് മനസ്സിലാക്കാ, ഏതൊക്കെയാണ് ഒരു point ന്‍റെ coordinate കണ്ടുപിടിക്കാനായിട്ടറിയോ

അതേ പോലെ തന്നെ Y access ല്‍ നിന്നും X access ലുള്ള ഒരു point ആകുമ്പോള്‍ കാണാപ്പാഠം പഠിക്കരുത്. കാണാപ്പാഠം പഠിക്കരുത്, പരീക്ഷക്ക് തെറ്റി പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മനസ്സിലാക്കിതന്നെ പഠിക്കുക. ok അല്ലേ അപ്പോ ready അല്ലേ അങ്ങിനെയാണെങ്കില്‍ നമുക്ക് എന്ത് ചെയ്യാം. നമുക്കിതിലെ ചോദ്യങ്ങളിലൂടെ നിങ്ങള്‍ക്കിങ്ങനെ പഠിക്കാം. പിന്നെ ഞാന്‍ സാധാരണ പറയുന്നപോലെ തന്നെ ഇതിലുള്ള ഈ പാഠത്തിലുള്ള ഓരോ questions ഉം നിങ്ങള്‍ക്ക് ചെയ്യാന്‍ പറ്റുന്നതാണ് question കാണുമ്പോ നിര്‍ബന്ധമായിട്ടും നിങ്ങള് video pause ചെയ്ത്. നിങ്ങള് ചെയ്ത് ചെയ്ത് പോകുന്നതായിരിക്കും വളരെ, വളരെ നന്നാവാന്ന് എനിക്ക് തോന്നുന്നത്. ok right. first question രണ്ടായിരത്തി ഇരുപത്തിയൊന്നു model exam നു ചോദിച്ച ചോദ്യാണുട്ടോ first എന്താ draw the X Y access and mark the point X Y അക്ഷങ്ങള്‍ വരച്ചിട്ട് ഈ നാല് point കള്‍ mark ചെയ്യാനാണ്. ആദ്യം നമ്മള്‍ എന്ത് ചെയ്യണം? നമ്മള്‍ scale ഒക്കെ വച്ചിട്ട്, ഇതേപോലെ, ഇതേപോലെ ഒരു X Y access വരയ്ക്കണം അല്ലേ first രണ്ടാമത്തെ case ലോ ആ point കള് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഒന്ന് A one zero ആണ്. A one zero ആണ് ആദ്യത്തെ point. അത് നമ്മള്‍ എങ്ങിനെ mark ചെയ്യും? one zero, one zero എന്ന് പറയുമ്പോ നിങ്ങള് ഒന്ന് ആലോചിച്ച് നോക്ക് എവിടെയാണ് ഉണ്ടാവുക നമ്മള്‍ നേരത്തെ പറഞ്ഞ പ്രകാരം ആണെങ്കില്‍? X one ആണ് Y zero ആണ്. അപ്പോ ഇതാണ് first point. നിങ്ങള് A എന്ന് തന്നതുകൊണ്ട് A one zero എന്ന് mark ചെയ്താല്‍ നിങ്ങള്‍ക്ക് ഒരു mark, നാല് point mark ചെയ്താല്‍ മൂന്ന് mark ആണ്, അപ്പോ എത്ര mark ആണെന്ന് എനിക്ക് വല്യ idea ഇല്ല. ഒരു mark അല്ലെങ്കില്‍ മുക്കാല്‍ mark എങ്കിലും കിട്ടും right. അപ്പോ next point ഏതാ? B six zero B എന്താണ് six zero അപ്പോ എന്താ വര്വ six zero എന്ന് പറയുമ്പളും നേരത്തെ പറഞ്ഞപോലെ തന്നെ X access six ല്‍ ആണ് Y access ഇവിടെ zero യില്‍ ആണ്. X coordinate six ആണ്, Y coordinate zero ആണ്. അപ്പോ ഇവിടെ വരും അല്ലേ? അപ്പോ അവിടെ വരും six zero അപ്പോ എന്തു ചെയ്യും നമ്മള് B six zero എന്നെഴുതിയാല്‍ അടുത്ത point ശരിയായി. മൂന്നാമത്തെ point ഏതാ? C eight three, eight three എന്നെങ്ങിനെയാ mark ചെയ്യുന്നത് നമ്മള് ഇതാണ് എപ്പോളും ഈ പാഠത്തീന്ന് ചോദിക്കുന്ന ഒരു question ആണുട്ടോ. മൂന്നാല് point ഇങ്ങനെ mark ചെയ്യാന്‍ തരും. X Y access mark ചെയ്തിട്ട്. അപ്പോ eight three എങ്ങിനെ mark ചെയ്യും? ഇതാണ് X coordinate eight ആണ് അപ്പോ ഇവിടുന്ന് ഈ line നിലാണുണ്ടാവ്വ Y coordinate three ആണ്. അപ്പോ ഈ line നില്‍ ഇത് രണ്ടും കൂട്ടിമുട്ടുമ്പോ ഇവിടെയാണ് എന്തുചെയ്യാ ഇത് three ആട്ടോ, ഇവിടെയാണ് C eight three എന്നുള്ള point വരുന്നത്. C eight

മൂന്ന് mark ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില്‍ ചോദിച്ച, പല വര്‍ഷങ്ങളും ഇതേപോലത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. x y അക്ഷങ്ങള്‍ വരച്ചിട്ട്, x yaccess വരച്ചിട്ട്, ബിന്ദുക്കള്‍ point കള്‍ mark ചെയ്യുക എന്നുള്ളത്.

കാണുമ്പോ അറിയും അല്ലേ? ഇത് ഒരു parallelogram ആണ്. സമാന്തരികമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ? ok അല്ലേ? അപ്പോ എത്ര കിട്ടി ഒരു mark ഉം കൂടി കിട്ടി. ഇനി അടുത്തതോ? അടുത്തത്, അടുത്ത ചോദ്യം എന്താ? find its area ഇതിന്‍റെ പരപ്പളവ് കണ്ടുപിടിക്കാനാ. പരപ്പളവ് കണ്ടുപിടിക്കാന്‍ നമ്മളിപ്പോ പഠിച്ചിട്ടില്ല. അത് വരുന്ന വഴിക്ക് പഠിക്കും. അതുകൊണ്ട് പരപ്പളവെന്നു പറഞ്ഞാല്‍ നമുക്കറിയാം base ന്‍റെയും ലംബത്തിന്‍റെയും

point കള് mark ചെയ്യണം. തന്നിരിക്കുന്ന point. നിങ്ങളെ, നിങ്ങളെല്ലാരും mark ചെയ്യില്ലെ? നിങ്ങളെല്ലാരും mark ചെയ്യില്ലെ? sure അല്ലേ? അങ്ങിനെയാണെങ്കില്‍ നിങ്ങള്‍ mark ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കാന്‍ വേണ്ടിയിതാ നിങ്ങള്‍ക്ക് വേണ്ടി ഒരു ചോദ്യം. എന്ത് രണ്ടായിരത്തി പത്തൊന്‍പത് model exam ന് ചോദിച്ച question ആണ്. എന്താ question? draw the coordinate acces എന്ത് അക്ഷങ്ങള്‍ വരച്ചിട്ട് four zero എന്നുള്ള point mark ചെയ്യാനാ പറഞ്ഞെക്കുന്നെ. four zero എന്നുള്ള point എവിടെയാ ഉണ്ടാവുക? four zero എന്നുള്ള point എവിടെയാ ഉണ്ടാവുക X access ല്‍ ആണോ, Y access ല്‍ ആണോ നാലേ പൂജ്യം എന്നുള്ള point? നാലേ പൂജ്യം എന്നുപറയുന്ന point

ഒരു isosceles, isosceles എന്നു പറഞ്ഞാല് സമപാര്‍ശ്വ right angled മട്ട ത്രികോണം വരയ്ക്കാന്‍ ഒരു സമപാര്‍ശ്വ മട്ട ത്രികോണം വരയ്ക്കാന്‍ പറഞ്ഞാല് എന്താണ് condition പറഞ്ഞിരിക്കുന്നത്?

ഒരു variety വരച്ചേ variety വരയ്ക്കണമെങ്കില്‍ എന്താ നമ്മളിവിടെ താഴോട്ടേക്ക് വരച്ചാല്‍ മതി. ഇത് താഴോട്ടേക്ക് നാല് unit. എന്നിട്ടിങ്ങനെ join ചെയ്താലോ അതും എന്തായിരിക്കും ഇതും ഒരു മട്ട ത്രികോണമാണ്. പിന്നെ എന്നിട്ടും ഇനിയും variety വേണമെങ്കിലോ, ഇനിയും variety വേണമെങ്കിലോ നമുക്ക് എന്തുചെയ്യാം ഇവിടുന്നു ഒരു നാല് unit മേലോട്ടേക്കെടുത്ത് ഇങ്ങനെ ആക്കി, ഇതും ഒരു മട്ട ത്രികോണമാണ്.

ഒന്നൊഴിച്ച് ബാക്കിയൊക്കെ എടുത്ത് കളയാം അല്ലേ സമപാര്‍ശ്വ മട്ട ത്രികോണമാണ്. എത്ര mark ആയിരുന്നു ആ ചോദ്യത്തിന്? ആ ചോദ്യത്തിന് മൂന്ന് mark ഉണ്ടായിരുന്നു രണ്ടായിരത്തി പപത്തൊന്‍പത് model exam ന്. ഇത്പോലത്തെ ഒരു ചോദ്യം വരച്ചാല്, ചോദ്യം വരയ്ക്കാന്‍ ചോദിച്ചാ നിങ്ങള്‍ ചെയ്യൂല്ലേ? ചെയ്യും. അങ്ങിനെയാണ് ഇതിന്‍റെ first basic ആയിട്ടുള്ള ചോദ്യങ്ങള്‍ വര്വാ. ഇനി അടുത്തെന്താ, അടുത്ത ചോദ്യം എന്നുവച്ചാല് simple ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് final which among the following is the point on the X access X access ലുള്ള ഒരു point ഏതാന്നാ ചോദ്യം. X access ലുള്ള point ന്‍റെ എന്തായിരിക്കും zero? ആലോചിച്ചിട്ട് പറഞ്ഞാല്‍ മതി. എന്തായിരിക്കും Zero X access ല്‍ എന്തായാലും X coordinate ഉണ്ടാവും Y coordinate Zero ആയിരിയ്ക്കും. അപ്പോ option, option ഏതാ വര്വ? two zero എന്നുള്ള point ആണ് X access ല്‍ ഉള്ള point. Zero two എന്നുള്ള point എവിടെയാ? അത് Y access ല്‍ ആണ് അല്ലേ? ഒരു mark ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് final exam ന് ചോദിച്ചതാ. mark ദാനം പോലെ feel ചെയ്യുന്നുണ്ടോ നിങ്ങള്‍ക്ക്?

അക്ഷങ്ങള്‍ക്ക്, വശങ്ങളൊക്കെ അക്ഷങ്ങള്‍ക്ക് സമാന്തരമാണ് parallel ആണെന്നുള്ളത്. പക്ഷേ നമുക്കത് ഊഹിക്കാവുന്നതെ ഉള്ളൂ. അതായത് എന്താ തന്നിരിക്കുന്നെ രണ്ട് എതിര്‍ മൂല opposite vertices ളുടെ എന്തു തന്നിട്ടുണ്ട്? coordinate സൂചക സംഖ്യകള്

അതായത് എന്താ പറയേണ്ടിയിരുന്നേ? without drawing coordinate, അക്ഷങ്ങള്‍ ഒന്നും വരയ്ക്കാതെ എന്തു ചെയ്യണം നമ്മള് ഈ രണ്ട് point കള് mark ചെയ്യണം. എന്താണ് അതിന്‍റെ position ഉണ്ടല്ലോ താഴെയും, മേലെയുമൊക്കെ, ഇടത്തും വലത്തുമൊക്കെയുള്ളത് correct ആവേണമെന്നുള്ളത്. അതിന്‍റെ അര്‍ത്ഥം എന്താ? seven eight one three എന്തായിരിക്കണം? അതിന്‍റെ ഒരു coordinate access വരച്ചിട്ടുണ്ട്, എങ്ങിനെ ആയിരിയ്ക്കും വരേണ്ടത്, അതേപോലെ ആയിരിയ്കണമെന്ന്. അപ്പോ നമുക്ക് എന്തു ചെയ്യാം, നമുക്ക് coordinate access വരയ്ക്കാന്‍ പറ്റൂല്ല. നമ്മള്‍ എന്തു ചെയ്യണം ആദ്യം, ആദ്യമാ rectangle അങ്ങോട്ട് വരയ്ക്കാം. rectangle അങ്ങോട്ട് വരച്ചു. ok ഇനിയോ? ഇനി നമുക്ക് one three യും seven eight ഉം ആണ് mark ചെയ്യേണ്ടത്. ഇത് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇത് opposite vertices ആണ്. എതിര്‍ മൂലകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടെയൊക്കെയാ chance? ഏതൊക്കെയാ chance ഉള്ളത്? one three യും seven eight ഉം ആണ് നമുക്ക് വേണ്ടത്. ഏതൊക്കെയാ വര്വാ, ഏതൊക്കെയാ ചെയ്യാന്‍ പറ്റുവ, ങേ

ഉറപ്പായിട്ടും അല്ലേ? one three യും seven eight ഉം one three താഴെ ഇടത് ഭാഗത്താണ് വര്വ, seven eight one three യുടെ മോള്‍ ഭാഗത്തായിരിക്കും, വലതുഭാഗത്തായിട്ടാണ് വരുവാ അല്ലേ. so ഇത് one three കൊടുക്കാനേ നമുക്ക് നിര്‍വ്വാഹം ഉള്ളൂ ഇത് seven eight ഉം ആയിരിക്കണം ഈ ഒരു ചിത്രത്തില്‍. അല്ലെങ്കില്‍ എന്താ ഇത് നമ്മള്‍ one three കൊടുത്തു കഴിഞ്ഞാല്‍ എന്തായാലും seven eight ഇതിന്‍റെ മേലേയ വരേണ്ടത്. അപ്പോ ഇത് ഇവിടെ ഈ മൂന്ന് point ല്‍ വരൂല്ല. so ഇതാണ് എന്ത് opposite vertices. ok ഇനി അടുത്ത ചോദ്യം എന്താ? find the coordinates of other two vertices ഇവിടെയാണ് ഞാന്‍ പറഞ്ഞിരിക്കുന്നതെന്ത്, എന്താണ് നമുക്ക് പിന്നെ ഈ rectangle ഈ ചതുരം എന്താണ് അക്ഷങ്ങള്‍ക്ക് parallel ആണെന്നുള്ളത് വളരെ വളരെ നിര്‍ബന്ധമാണ്. നേരത്തത്തെ ചോദ്യത്തില്‍ ഉണ്ടെങ്കിലേ correct ആവുള്ളു. ok right. ശെരിയല്ലേ? അപ്പോ ഇനി എങ്ങിനെയാ കണ്ടുപിടിക്കുക? ഇനി നമ്മള് എന്താണ് നേരത്തത്തെ ഇതിലുള്ള വേറേ ഒരു important point ഞാന്‍ പറഞ്ഞുതരാം. എന്ത് ഈ അക്ഷങ്ങളും point കളും ഒക്കെ നോക്കുമ്പോ നമ്മള് നേരത്തെ എന്തുണ്ട് ഒരു X access ഉം Y access ഉം ഒക്കെ വരച്ചിട്ട് നമ്മളൊരു point mark ചെയ്തു

ആണ്. ഈ Y access ന് parallel ആയി ഏതൊക്കെ line ഉണ്ടോ, ഈ point ല്‍ കൂടെ pass ചെയ്യുന്ന ഒരു line ഉണ്ടാവില്ലെ, ഏതൊക്കെ line ആ ഒറ്റ line നേ ഉണ്ടാവുള്ളൂ അല്ലേ, Y access സമാന്തരമായിക്കൊണ്ട് ഈ point ല്‍ കൂടെ pass ചെയ്യുന്ന line ന്‍റെ ok ആര് same ആയിരിയ്ക്കും? X coordinate ആണോ same ആവുക, Y coordinate ആണോ same ആവുക നിങ്ങള്‍ പറയ് ആരായിരിക്കും? എപ്പോ ഇവിടെ ഒരു point ഉണ്ട് അതെന്തായിരിക്കും? coordinate X coordinate അതിന്‍റെ ഉറപ്പായിട്ടും three ആയിരിയ്ക്കും അല്ലേ? ഇതിന്‍റെയൊക്കെ X coordinate three ആയിരിയ്ക്കും Y coordinate ചിലപ്പോ അത് eight ആയിരിയ്ക്കും ഇത് five ആയിരിയ്ക്കും അത് എന്തും സംഭവിക്കാം. പക്ഷേ എല്ലാ case ലും എന്തായിരിക്കും X coordinate three തന്നെ ആയിരിയ്ക്കും അല്ലേ? കാരണം എന്താ? Y access ഉം ആയിട്ടുള്ള അകലമാണത്. അത് parallel ആയതുകൊണ്ട് എല്ലാടവും same ആണ്. ഉത്തരം നോക്കുമ്പോ ഏതൊരു point എടുത്താലും താഴോട്ടേക്ക് പോകുമ്പോ ഇത് three ആണെങ്കില്‍ ഇതും three ആയിരിയ്ക്കും അല്ലേ? ശരിയല്ലേ? ഇതേപോലെ തന്നെയാണെന്ത്

അതുതന്നെയായിരിക്കും. ആ just നിങ്ങളൊന്നു മനസ്സിലാക്കാ, ചിലപ്പോ എന്തു ചെയ്യും നമുക്ക് അടുത്ത പാഠത്തിലെ question ലൊക്കെ അത് important ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ok അല്ലേ മക്കളേ നിങ്ങള്‍ക്ക്, നിങ്ങള്‍ക്ക് clear അല്ലേ?

അതിന്‍റെ X coordinate എന്തായിരിക്കും? ഇതിന്‍റെ X coordinate എന്താണോ അതുതന്നെയായിരിക്കും. so one ആണ് X coordinate വര്വ, പിന്നെയോ ഇനി ഈ line നേ നോക്കുവാണെങ്കിലൊ, ഈ line നേ നോക്കുവാണെങ്കില്‍ എന്താ? ഈ line നേ നോക്കുവാണെങ്കിലെന്താ ഇത് X access ന് parellel ആണ്. അതിലുള്ള ഒരു point ആണ് seven eight അതിന്‍റെ Y coordinate eight ആണെങ്കില്‍ ഇതിന്‍റെ Y coordinate എന്തായിരിക്കും? അതിന്‍റെ Y coordinate eight തന്നെയായിരിക്കും അല്ലേ one eight ആണിത്. ഏതേപോലെ തന്നെ നിങ്ങള്‍ എന്തുചെയ്യും ഈ point ഒന്ന് mark ചെയ്തേ ആ point നിങ്ങളൊന്ന് mark ചെയ്തേ, എന്താ വര്വാ എന്നുള്ളത് ഞാന്‍ ഒന്നു നോക്കട്ടെ yes എന്താ വര്വാ? ഇവിടെ നോക്കുവാണെങ്കില്‍ ഇത് X access ന് parellel ആണ്. X access ന് parellel ആണെങ്കില്‍ Y coordinate same ആയിരിയ്ക്കും so three ആണ് Y coordinate വര്വാ, പിന്നെയോ ഇത് നോക്ക്വാണെങ്കിലോ, ഇത് നോക്കുവാണെങ്കില്‍ Y access ന് parellel ആയിരിയ്ക്കും. അപ്പോ അതിലുള്ള ഒരു point ആണ് seven eight അതിന്‍റെ X coordinate seven ആണെങ്കില്‍ ഇതിന്‍റെ X coordinate seven ആണ്, seven three ഇത്രയും mark ചെയ്താല്‍ എന്തായി?

അതിന്‍റെ എതിര്‍ മൂലകള്‍ തരും, ബാക്കി രണ്ട് coordinate കണ്ടുപിടിക്കലാണ്. ok അല്ലേ? next

മറിച്ച് എന്താണ് ഈ ഒരു പാഠവും ആയിട്ട് connect ചെയ്തുകൊണ്ടുള്ള question അല്ല മറിച്ച്, മറിച്ച് നമ്മുടെ trigonometry യും ആയിട്ടുകൂടി connect ചെയ്തിട്ടാ. ഇതില്‍ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്നുവച്ചുകഴിഞ്ഞാല്‍ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്നു വച്ചുകഴിഞ്ഞാല് ഇവിടെ എന്താ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഇതാണ് origin zero zero ആണ് origin. forty five degree ആണിത്, perpendicular ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇത് അപ്പോ എന്താ ഇതും forty five degree ആയിരിയ്ക്കും ഇത് forty five, forty five ninety എന്നുള്ള triangle ആണ്. എന്നിട്ട് നമ്മള്‍ അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, write the coordinates of the vertices of ABCD. ABCD എന്നുള്ള ചതുരത്തിന്‍റെ square ന്‍റെ ABCD ഒരു square ആയിട്ട് തന്നിട്ടുണ്ടുട്ടോ, square ന്‍റെ vertices, vertices എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൂലകളുടെ സൂചക സംഖ്യകള്‍ എഴുതാനാ മൂലകളുടെ സൂചക സംഖ്യകള്‍ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ രണ്ടു കാര്യങ്ങള്‍ ഉണ്ട്, ഒന്ന് കഴിഞ്ഞ പാഠവുമായിട്ടുള്ള connection ആണ്, രണ്ട് ഒരു point കിട്ടിയാല്‍ അടുത്ത point ഇങ്ങിനെ എഴുതുവാ എന്നുള്ളതാണ്. ok നമുക്കെന്തുചെയ്യാം? ഇതിന്‍റെ coordinates, ഇത് root eighteen എന്നാണ് എഴുതിയിരിക്കുന്നത്, എന്ത് ഈ OD എന്നുള്ളത്, ഇതിന്‍റെ കര്‍ണ്ണം root eighteen ആണെങ്കില്‍, നിങ്ങള്‍ക്ക് കഴിഞ്ഞ പാഠം ഓര്‍മയുണ്ടെങ്കില്‍ നമുക്ക് വേഗം എഴുതാന്‍ പറ്റും അല്ലേ? എങ്ങിനെയാ? നമുക്കറിയാം ഇതിന്‍റെ root one isto fortyfive, fortyfive ninety ആണിത്. അപ്പോ one isto one isto root two ആണ്. one isto one isto root two ആണ്. എന്താ forty five ന്‍റെ opposite ആരാ ഉള്ളത്? ഒരു forty five ന്‍റെ opposite AO ആണ്. AO ആണ് ഒരു forty five ന്‍റെ അടുത്തത് ഇതാണ് എന്ത് AD ആണ്.

അഥവാ three ആണ് ഒരു